ഈ പുഴയും പുഴക്ക് മുകളിൽ രണ്ട് തെങ്ങുകൾ കാണാം സൂര്യൻ അസ്തമിക്കാൻ ആവുന്ന ഒരു സമയമാണ് വളരെ സുന്ദരമായ ഒരു അന്തരീക്ഷമാണ് ഇതിന് ചുറ്റുമുള്ളത്.

കുട്ടികൾ കുളിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കായി വരുന്ന കുളമായിരിക്കും ഈ ചിത്രത്തിൽ കാണുന്നത് ഇതൊരു കുളമാണ്.

ആറോളം വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ട് അതിൽ മൂ നാല് സ്കൂട്ടറുകളും രണ്ടു ബൈക്കും ആണുള്ളത് ഒരു വീടിന്റെ മുറ്റത്ത് ആണെന്ന് തോന്നുന്നു എന്തായാലും ചെറിയ ഒരു--

വധുവിന്റെയും വരന്റെയും നാമം തുടങ്ങുന്നത് എസ് ആയതുകൊണ്ടാണ് അവിടെ രണ്ട് എസ് ബാക്കിൽ നമുക്ക് കാണുന്നത്.

അതിനടിയിലായിട്ട് വളരെ വൃത്തിയിൽ ഇൻറർലോക്ക് ഇട്ട ഒരു സ്ഥലമാണ് ചുറ്റും മരങ്ങളും അതിനടുത്തായി ഒരു ബി_എസ്_എൻ_എൽ ഓഫീസ് എല്ലാം നമുക്ക് കാണാം.

സ്വാഭാവികമായിട്ടും മനുഷ്യർ അവരുടെ നല്ല സമയം ചിലവാക്കാൻ വേണ്ടി വരുന്ന ഇടങ്ങളിൽ പെട്ടതാവാം.

ചെറിയ മക്കൾക്ക് കളിക്കാനുള്ള നിരവധി കളിപ്പാട്ടങ്ങൾ ഈ ചിത്രത്തിൽ നമുക്ക് കാണാം.

ഇവ വളരെ അടുപ്പിച്ചാണ് നിർത്തിയിട്ടിട്ടുള്ളത് ഒരു വളരെ ഇടുങ്ങിയ വയിയിലാണ് നിർത്തിയിട്ടുള്ളത്.

ഏതായാലും ഒരു ടൗൺ പ്രദേശമാണ് കാരണം അതില് പിന്നിലായിട്ട് നിരവധി വലിയ വലിയ ബിൽഡിങ്ങുകൾ നമുക്ക് കാണാം വളരെ നൽ രസമുള്ളൊരു ചിത്രമാണ്.

ഇതൊരു ആരാധനാലയത്തിൽ നിന്നിട്ട് എടുത്ത ചിത്രമാകണം ഇതിൽ പത്തോളം പുരുഷന്മാരാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.

ക്യാമ്പസിൽ വാഹനങ്ങളൊക്കെ നിർത്തി ഇടാൻ ഉള്ള സൗകര്യം ഉണ്ട് പക്ഷെ ഒരു വാഹനത്തെയും നമുക്ക് കാണുന്നില്ല.

കൊട്ടയും പാത്രവും പൂച്ചട്ടിയും പൂവയ്ക്കുന്ന മൺകലവും മൺചട്ടിയും മൺപാത്രങ്ങളുമായിട്ട് ഒരുപാട് വ്യത്യസ്ത കളക്ഷൻസാണ് ഇതിൽ ഉള്ളത്.